ചിത്രത്തിൽ ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാം.

ഒരു കുട്ടിയെയും ഒരു സ്ത്രീയെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം.

ഇത് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ആയിട്ടാണ് തോന്നുന്നത്.

ചിത്രത്തിൽ കാണുന്നത് ഒരു ഫ്രൂ ങ് ഫ്രൂട്ട്സ് കടയാണോ എന്ന് തോന്നിച്ച് --

അവിടെ ഏഹ് ഫ്രൂട്ട്സ് കടയിലെ വണ്ടിയിൽ ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് തണ്ണിമത്തൻ ഉണ്ട് മാങ്ങയുണ്ട് ഇതെല്ലാം നമുക്ക് വണ്ടിയിൽ കാണാം കൈവണ്ടിയാണ് ഇത്.

അവിടെ ങ്ങാ ഒരു ഏഴെട്ട് എ ചെയർ നിരത്തി ഇട്ടിട്ടുണ്ട്.

ഇവിടെ ഒന് ഉം രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികൾ ഉണ്ട്.

അവിടെ മൂന്ന് ആ മൂന്ന് വലിയവരും ഒരു ചെറിയ കുട്ടിയും നിൽപ്പുണ്ട്.

ബോർഡ് ഇൽ ഒരു പൂ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കുറെ നോട്ടീസുകളും പതിപ്പിച്ചിട്ടുണ്ട്.

രണ്ട് കുതിരകൾ കുതിരകളുടെ പ്ലോട്ട് വെളിയിൽ നിക് കാണാം.

മൈക്കിന് വേണ്ടി കോളാമ്പി ഇതിൽ തന്നെ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നു.

ഇവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ആഹാരം കിളികൾക്ക് ആഹാരം കൊടുക്കുന്ന സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം.

ഇത് ടൂർ ഇന് പോകുന്ന പോലെയുള്ള ഒരു സ്ഥലം ആണിത്.

നല്ല സുന്ദരമായ ഒരു തടാകത്തിൽ ഒരു വള്ളം കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്.

ഉത്സവത്തിൻ ഉത്സവത്തിന് കൊണ്ടുപോവുന്ന രഥങ്ങളില്ലേ അതുപോലുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.

ഇതിനടുത്ത് ആരോ ഒരാൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം.

രണ്ട് സ്പൂൺ പാത്രത്തിൽ ഉണ്ട് നമുക്ക് ആ സ്പൂണും കാണാം.

അവിടെ ആരോ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റുകൾ അവിടിവിടെയായി ഇട്ടിരിക്കുകയാണ്.

നല്ല വൃത്തിയിൽ ഉള്ള ഒരു റോഡ് ആണിത്.

ആ റോഡ് ഇൻ്റെ സൈഡ് ഇൽ ആയിട്ട് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്.

അടുത്തായി ഒരു വീട് നമുക്ക് നിൽക്കുന്നത് കാണാം.

തടാകത്തിന്റെ സൈഡ് ഇൽ ആയി കുറച്ച് പച്ചപ്പുള്ള ചെടികൾ നിൽപ്പുണ്ട്.

സൈഡിലായിട്ട് ഏഹ് ഇരുമ്പിൽ നിർമ്മിതമായ ഒരു ഇത് കാണാം.

അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഏ മെഷർമെൻ്റ് ചെയ്യുന്ന ആ അതും ഇരിപ്പുണ്ട്.

നല്ല ടേസ്റ്റിയും മധുരവുമായിട്ടുള്ള ഒരു തരം ഡെലിഷ്യസ് ഫുഡ് ആണ്.

ഇതൊരു പാറ കല്ല് ആണ് പാറക്കല്ലിൻ്റെ പുറത്തൂടായിട്ടാണ് ആൾക്കാർ പോകുന്നത്.

രണ്ട് സ് സൈഡിലോട്ട് വേറെ വാതിലുകളുമുണ്ട് ഹോൾ ഉള്ള ഒരു കെട്ടിടമാണ് ഇത്.